നടുക്കുള്ള മരത്തിനെ കമ്പി കൊണ്ട് വലയം തീർത്തിരിക്കുന്നു.

ഭിത്തികൾക്ക് ഒരു രണ്ട് നീല തൂണുകൾ കാണാം കറുത്ത ഗേറ്റും നീണ്ട വലിയ ഗ്രൗണ്ടും കാണാം.

വന്നാൽ ഇന്റർ ലോക്ക് കട്ടൻ നിറഞ്ഞ കുറച്ച് ഭാഗം കാണുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ചെടിച്ചട്ടികൾ അടിച്ചു വെച്ചിരിക്കുന്നു.

മതിലിന് പുറകിലായി തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടും കാണാം ഇതൊരു ട്രീ ഹൗസ് ആയിരിക്കാം.

ചിത്രത്തിൽ കാണുന്നത് ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെയോ ഉള്ളിലുള്ള ചിത്രമാകാം.

ഒരു യുവാവ് ഏണി പോലെ എ പോലെ ഒരു സാധനത്തിനു മുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു.

അതിന് താഴെയായി കൂടി കിടക്കുന്ന വേസ്റ്റുകളും ഓലകളും കാണാം.

ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു തിരക്കേറിയ ചന്തയുടെ ചിത്രമാണ്.

ചന്തയിൽ മീൻ വിൽക്കുന്ന ആളുകളെ കാണാം മീൻ വേടിക്കാൻ വരുന്നവരെയും കാണാം.

വെള്ളത്തിന് മുകളിൽ പതഞ്ഞു കിടക്കുന്ന പതയും കാണാൻ പറ്റുന്നുണ്ട് അതിനു പിറകിലായി നീല നിറത്തിലുള്ള ആകാശവും വെള്ളത്തിന് നീല കളറും കാണുന്നുണ്ട്.

ചിത്രം ഒരു പൊതുസ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചിത്രമാണ് ഇതൊരു ആര്യോഗ്യാലയത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ എൻ വേറെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ചിത്രമാകാം.

കെട്ടിടത്തിന് നടുവിലായി ഷീറ്റ് അടിച്ച ഒരു പാർക്കിംഗ് ഏരിയ കാണുന്നുണ്ട്.